വലിയ വീടുകള്‍ നിര്‍മ്മിച്ചു. ഭാവിയിലേക്കുള്ള നിക്ഷേപം എന്ന നിലക്ക് അവര്‍ പട്ടണത്തില്‍ ധാരാളം ഭൂമി വാങ്ങിക്കൂട്ടി. english യജമാ~യജമാനന്മാരെ പ്രീതിപ്പെടുത്താനവര്‍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 യജമാ~യജമാനന്മാരെയും യൂറോപ്യന്‍ യജമാനന്മാരെയും സേവിച്ചു കാലം കഴിച്ചു. പാചകം, പല്ലക്കു ചുമക്കല്‍ തുടങ്ങിയവ ഇവരുടെ ജോലിയായിരുന്നു. കൂടാതെ guard കളായും Porter മാരായും തുറമുഖതാ~ തുറമുഖ തൊഴിലാളികളായും അവര്‍ പ്രവര്‍ത്തിച്ചു. നഗരത്തിന്‍ടെ പലഭാഗത്തായും എളുപ്പം പൊളിച്ചു മാറ്റാനാകുന്ന വിധത്തിലുള്ള കുടിലുകളില്‍ ഇവര്‍ താമസിച്ചു. പത്തൊമ്പതാം നൂറ്റാണ്ടിന്‍ടെ മധ്യത്തോടുകൂടി colonial നഗരങ്ങളുടെ സ്വഭാവത്തിനു മാറ്റം വന്നു. ആയിരത്തി എണ്ണൂറ്റി അയ്മ്പത്തേഴിനു ശേഷം കലാപത്തെ കുറിച്ചുള്ള ഭയമായിരുന്നു ബ്രിട്ടീഷുകാരുടെ മനോഭാവത്തിനു രൂപം നല്‍കിയത്. നഗരങ്ങളുടെ സുരക്ഷ വര്‍ദ്ധിപ്പിക്കണമെന്നവര്‍ തീരുമാനിച്ചു. കൂടുതല്‍ സുരക്ഷിതമായ സ്ഥലങ്ങളിലെ വെള്ളക്കാര്‍ താമസിക്കാവു എന്നുമവര്‍ നിശ്ചയിച്ചു. അതാ~യത് നാട്ടുകാരുടെ ഭീഷണിയില്‍ നിന്നും എത്ര അകലം പാലിക്കണമോ അത്രയും അകലം പാലിക്കണമെന്നര്‍ത്ഥം. അങ്ങിനെയാണ് നഗരങ്ങള്‍ക്ക് ചുറ്റുമുള്ള മേ~ മേച്ചില്‍ സ്ഥലങ്ങളും കൃഷി സ്ഥലങ്ങളും civil lines ആക്കി മാറ്റിയത്.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

വിപരീതമായിരുന്നു ഈ വാസസ്ഥലങ്ങള്‍. ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം black area അരാചകത്വത്തിന്റെയും

പക്ഷെ Cholera, plague എന്നീ പകര്‍ച്ചവ്യാധികള്‍ പൊട്ടിപ്പുറപ്പെട്ടപ്പോള്‍ ആരോഗ്യ രോഗപ്രതിരോധ നടപടികളില്‍ വിശാലമായ കാഴ്ചപ്പാടോടുകൂടിയ നടപടികള്‍ വേണമെന്ന് ബ്രിട്ടീഷുകാര്‍ക്ക് ബോധ്യപ്പെട്ടു. black area യില്‍ നിന്ന് White area യിലേക്ക് രോഗം പകരും എന്നവര്‍ ഭയന്നു. ആയിരത്തി എണ്ണൂറ്റി അറുവതുകളിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും ശുചിത്വ സംബന്ധമായ പല കര്‍ശന നടപടികളും ബ്രിട്ടീഷ് government കൈക്കൊണ്ടു. ഇന്ത്യന്‍ പട്ടണങ്ങളിലെ കെട്ടിട നിര്‍മ്മാണത്തിന് ചില നിയന്ത്രണങ്ങള്‍ ഏര്‍പ്പെടുത്തി. ഭൂമിക്കടിയില്‍ സ്ഥാപിക്കുന്ന pipe കളിലൂടെയുള്ള ജലവിതരണ സമ്പ്രദായം നടപ്പാക്കി. അഴുക്കുചാല്‍ നിര്‍മ്മാണത്തിനും അതിന്റെ സംരക്ഷണത്തിനും പ്രാധാന്യം നല്‍കി. കണ്‍~ cantonment കള്‍ എന്നപോലെ hill station നുകളും colonial നഗരവികസനത്തിന്‍ടെ മറ്റൊരു സവിശേഷതയാണ്. ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ആവശ്യാനുസരണമാണ് hill~hill station കള്‍ ആദ്യമായി സ്ഥാപിച്ചത്. ആയിരത്തി എണ്ണൂറ്റി പതിന~ഞ്ചിലും പതിനാറിലും ഗൂര്‍ഖാ യുദ്ധത്തിന്‍ടെ കാലത്താണ് ഷിംല സ്ഥാപിച്ചത്. ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലെ ആംഗ്ലോ മറാത്ത യുദ്ധമാണ് Mount Abu വില്‍ ബ്രിട്ടീഷുകാര്‍ക്ക് താല്‍പര്യം ജനിപ്പിച്ചത്. ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചില്‍ സിക്കിം ഭരണാധികാരികളില്‍ നിന്നും ബ്രിട്ടീഷുകാര്‍ പിടിച്ചെടുത്തതാണ് ഡാര്‍ജിലിംഗ്. ഈ hill station നുകളെല്ലാം പിന്നീട് തന്ത്ര പ്രധാന കേന്ദ്രങ്ങളായി മാറി.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

ഈ Hill station ളെ രോഗം ബാധിച്ച സൈനികര്‍ക്കുള്ള വിശ്ര~വിശ്രമ കേന്ദ്രമായി വികസിപ്പിച്ചിരുന്നു. Hill station കളിലെ കാലാവസ്ഥ ഏതാണ്ട് യൂറോപ്യന്‍ കാലാവസ്ഥക്ക് തുല്യമായിരുന്നു. അതിനാല്‍ അത് ബ്രിട്ടീഷുകാരെ അത്യധികം ആകര്‍ഷിച്ചു. വേനല്‍ കാലത്ത് Hill station കളില്‍ പോയി താമസിക്കുക എന്നത് ഇന്ത്യയിലെ viceroy മാരുടെ ഒരു പതിവായിരുന്നു.

Hill station കളില്‍ ബ്രിട്ടീഷുകാര്‍ തങ്ങളുടെ നാട്ടില്‍ ഉള്ളതിനു സമാനമായ വാസകേന്ദ്രങ്ങള്‍ കെട്ടിപ്പടുത്തു. യുറോപ്യന്‍ മാതൃകയിലായിരുന്നു കെട്ടിടങ്ങളെല്ലാം നിര്‍മ്മിച്ചത്. പൂന്തോട്ടത്തോടുകൂടിയ villa കളുടെയും cottage കളുടെയും മാതൃകയിലാണ് വ്യക്തിഗത വീടുകളും മറ്റും നിര്‍മ്മിച്ചത്. anglican church ഉം ഇഗ്ലീഷ് വിദ്യാലയങ്ങളും യൂറോപ്യൻ പ്രതിനിധീകരിക്കുന്നു. വിനോദ പരിപാടികള്‍ പോലും ബ്രിട്ടിഷ് സാംസ്കാരിക പാരമ്പര്യ~ത്തിനനുയോജ്യമായ വിധത്തിലുള്ളവയായിരുന്നു. അങ്ങനെ സാമൂഹ്യ സന്ദേശങ്ങള്‍, ചായ സല്‍ക്കാരം, picnic കള്‍ കുതിരപന്തയം, theater സന്ദര്‍ശനം എന്നിവയെല്ലാം Hill station കളിലെ colonial officer മാരുടെ ശീലമായി മാറി. railway വ്യാപാ~ര വ്യാപകമായതോടെ Hill station കള്‍ ഇന്ത്യക്കാരുള്‍പ്പെടെ പലര്‍ക്കും പ്രാപ്യമായി ഉയര്‍ന്ന വര്‍ഗ്ഗത്തില്‍ പെട്ട ഇന്ത്യക്കാര്‍ മഹാരാജാസ് നിയമജ്ഞർ, ധനികരായ വ്യാപാരികള്‍ പലരും Hill station കളിലേക്ക് ആകര്‍ഷിക്കപ്പെട്ടു. ഉയര്‍ന്ന ബ്രിട്ടീഷുദ്യോഗസ്ഥന്മാരുമായി അവര്‍ക്ക് അടുത്ത സമ്പര്‍ക്കം പുലര്‍ത്താന്‍ ഇതുപകരിക്കും. Colonial സമ്പത്ത് വ്യവസ്ഥയെ സംബന്ധിച്ചും hill station കള്‍ പ്രധാനമായിരുന്നു. കാലക്രമേണ hill station കള്‍ക്കരികെ ചായത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും നിലവില്‍ വന്നു. സ്വഭാവികമായും സമതലങ്ങളില്‍ നിന്നും തൊഴിലാളികള്‍ ഇടക്ക് ഇവിടേക്ക് പ്രവഹിച്ചി. യൂറോപ്യന്മാര്‍ക്ക് മാത്രമുള്ള racial enclave എന്ന സ്ഥിതിയില്‍ നിന്നും hill station കള്‍ക്ക് മാറ്റം വന്നുയെന്നർത്ഥം. നഗരങ്ങളിലെ ചലനാത്മകമായ ജീവിതം ഇന്ത്യക്കാര്‍ക്ക്, അമ്പരുള്ള അമ്പരപ്പുളവാക്കുന്ന ഒരനുഭവമായിരുന്നു. സമ്പത്തും ദാരിദ്ര്യവും തമ്മിലുള്ള രൂക്ഷമായന്തരം ഇവിടെ പ്രകടമായിരുന്നു. നഗരങ്ങള്‍ വളര്‍ച്ച പ്രാപിച്ചതോടെ ആദ്യം കുതിരവണ്ടിയുടെയും പിന്നെ ട്രാ tram കളും bus കളും നിലവില്‍ വന്നു. ആളുകള്‍ക്ക് നഗരങ്ങളില്‍ നിന്ന് അകലെ താമസിക്കുക എന്നതു പ്രയസമല്ലാതായി. ക്രമേണ ജോലിസ്ഥലവും താമസസ്ഥലവും രണ്ടായി. താമസസ്ഥലത്തുനിന്നും office ലേക്കോ factory കളിലെക്കോ ഉള്ള സഞ്ചാരം ഒരു പുതിയ അനുഭവമായി. പഴയ ചെറിയ പട്ടണങ്ങളില്‍ കൊണ്ടുവന്ന ഐക്യമോ പരസ്പരമുള്ള അടുപ്പമോ ഒന്നും പുതിയ നഗരങ്ങളില്‍ ക~ണ്ടില്ല. പകരം പുതിയ പുതു സ്ഥലങ്ങള്‍ park കള്‍ theatre കള്‍ cinema ശാലകള്‍ ഉടലെടുത്തു. സാമൂഹ്യ ഇടപെടലുകള്‍ക്കും വിനോദങ്ങള്‍ക്കും പുതിയ മാനം കൈവരുകയും ചെയ്തു. ഇത്രയെല്ലാമാണ് ഈ വിഷയത്തില്‍ ചര്‍ച്ച ചെയ്യുന്നത്. അഹ് നന്ദി നമസ്കാരം. മലയാള ചലച്ചിത്രം പ്രധാനമായും മലയാള ഭാഷയിലുള്ള ചലച്ചിത്രങ്ങളെയാണ് മലയാള ചലച്ചിത്രം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്കിലും സംഭാഷണമില്ലാതെ ആദ്യ കാലങ്ങളിൽ കേരളത്തിൽ നിർമ്മിച്ചിട്ടുള്ള ചിത്രങ്ങളെയും മലയാള ചലച്ചിത്രം എന്ന വിഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു മികച്ച ഉള്ളടക്കം നിറഞ്ഞ കഥകളുടെ അവതരണത്തിലും സ്വാഭാവിക അഭിനയത്തിലൂടെയും വളരെ അധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമ വ്യവസായം കൂടിയാണ് മലയാളം film industry ചരിത്രം ആദ്യ കാല ചലച്ചിത്ര പ്രവർത്തനങ്ങൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചു ഡിസംബർ ഇരുപത്തെട്ടിനാണ് ലൂമിയർ സഹോദരന്മാർ പാരീസിലെ ഒരു cafe യിൽ ലോകത്തിലെ ആദ്യത്തെ ചലച്ചിത്ര projection പ്രദർശനം നടത്തിയത് ആറു മാസങ്ങൾക്ക് ശേഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ജൂലൈ ഏഴിന് പ്രദർശനം ഇന്ത്യയിൽ ആരംഭിച്ചു ലൂമിയർ സഹോദരന്മാരുടെ സഹായിയായിരുന്ന മാരിയസ് സിസ്‌കിയായിരുന്നു ഇന്ത്യയിലെ പ്രദർശനത്തിന് പിന്നിൽ ബോംബയിലെ എസ്പ്ലനേഡ് mansion ഇലുള്ള വാട്സൺ hostel ലിലായി hotel ലിലായിരുന്നു ആദ്യ പ്രദർശനം ഒരു മണിക്കൂറിൽ താഴെ പ്രദർശന സമയം കൊണ്ട് ആറു ഹസ്ര ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത് ഇരുപതാം നൂറ്റാണ്ടിൻറെ പിറവിയോടെ ഇന്ത്യയിലെ പ്രധാന പട്ടണങ്ങളിലെല്ലാം ചലച്ചിത്ര പ്രദർശനങ്ങൾ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഇന്ത്യയിലെ പ്രധാന പട്ട പട്ടണങ്ങളിൽ എല്ലാം ചലച്ചിത്ര പ്രദർശനങ്ങൾ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ കോയമ്പത്തൂരിലെ പോൾ വിൻസെന്റ് എന്ന railway ഉദ്യോഗസ്ഥനാണ് കേരളത്തിലെ ആദ്യ പ്രദർശനം നടത്തിയത് ഒരു french കാരനിൽ നിന്ന് വാങ്ങിയ bioscope ഉം film ഉം ഉപയോഗിച്ചായിരുന്നു പ്രദർശനം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഈ bioscope കൂട്ടുകാരൻ വാറുണ്ണി ജോസഫ് സ്വന്തമാക്കി ആ വർഷത്തെ തൃശൂർ പൂരത്തിന് അദ്ദേഹം ചിത്ര പ്രദർശനം നടത്തി കേരളത്തിലെ പ്രദർശന വിജയത്തെ തുടർന്ന് ദക്ഷിണേന്ത്യ ഒട്ടാകെ ജോസഫ് bioscope പ്രദർശനങ്ങൾ നടത്തി അദ്ദേഹമാണ് കേരളത്തിലെ ചലച്ചിത്ര പ്രദർശന വ്യവസായത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് royal exhibiters എന്ന കേരളത്തിലെ ആദ്യ പ്രദർശക company സ്ഥാപിച്ചതും അദ്ദേഹമാണ് ഈ company യുടെ കീഴിലാണ് പിന്നീട് ആദ്യ കാല theatre കളായ തൃശൂർ ജോസ് കോഴിക്കോട് ഡേവിസൺ എന്ന സ്ഥാപിക്കപ്പെട്ടത്

english ഹിന്ദി തമിൾ ഭാഷ ചിത്രങ്ങളായിരുന്നു പ്രധാനമായും പ്രദർശിപ്പിച്ചിരുന്നത് നിശബ്ദ ചിത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് സെപ്റ്റംബറിൽ ലോകത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രം thejasssinger പ്രദർശനത്തിനെത്തി ഇതിനും ഒരു വർഷത്തിന് നവംബർ ഏഴിനാണ് മലയാളത്തിലെ ആദ്യ ചിത്രമായ വിഗതകുമാരൻ പുറത്തിറങ്ങിയത് ചലച്ചിത്രം എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ ചലിക്കുന്ന കൊറേ ചിത്രങ്ങൾ അതായിരുന്നു അതായിരുന്നു വിഗതകുമാരൻ അഗസ്തീ അഗസ്തീശ്വരത്ത് ജനിച്ചാൽ ജോസഫ് ചെല്ലയ്യ ഡാനിയൽ എന്ന JC ഡാനിയൽ എന്ന വ്യവസായ പ്രമുഖനായിരുന്ന വികതകുമാരൻറെ സംവിധായകനും നിർമ്മാതാവും സംസ്ഥാനത്തെ ആദ്യത്തെ cinema studio ആയ Travancore national pictures ന് തിരുവനന്തപുരത്ത് ഡാനിയൽ തുടക്കം കുറിച്ചു നാല് ലക്ഷത്തോളം രൂപ ചെലവിട്ട ഈ studio യിൽ വെച്ചാണ് വികതകുമാരൻ പൂർത്തിയാക്കിയത് ചിത്രീകരണം പൂർണമായും കേരളത്തിലായിരുന്നു തിരുവനന്തപുരത്തെ PSEoffice ന് സമീപം അത് അ അഭിഭാഷകനായ നാഗപ്പൻ നായരുടെ വസതിയായിരുന്ന ശാരദാ വിലാസത്തിലാണ് studio ഒരുക്കിയത് നായികയായിരുന്ന റോസിക്ക് പിന്നീട് സമൂഹത്തിൽ നിന്നു പല മോശം അനുഭവങ്ങൾ നേരിടേണ്ടി വന്നു തിരുവനന്തപുരത്ത് v capitol theatre ലെ ചിത്രത്തിൻറെ ആദ്യ പ്രദർശനം പ്രശസ്ത അഭിഭാഷകനായ മള്ളൂർ ഗോവിന്ദ പിള്ളയാണ് ഉൽഘാടനം ചെയ്തത് രണ്ടാഴ്ചക്കു ശേഷം കൊല്ലം ആലപ്പുഴ തൃശൂർ തലശ്ശേരി നാഗർകോവിൽ തുടങ്ങിയ സ്ഥലങ്ങളിലും ചിത്രം പ്രദർശിക്കപ്പെട്ടു ഇത്രയധികം പ്രദർശനം ഉണ്ടായതും ചിത്രത്തിന് മുടൽ മുടക്ക് മുതൽ തിരിച്ചു പിടിക്കാനായില്ല ഈ പരാജയത്തോട് കൂടി ഡാനിയേലിന് തൻറെ studio പൂ അടച്ചു പൂട്ടേണ്ടി വന്നു ആദ്യ മലയാള ചിത്രത്തിൻറെ അമരക്കാരൻ എന്ന നിലക്ക് ഡാനിയേലിനെയാണ് മലയാള cinema യുടെ പിതാവ് എന്ന് വിളിക്കുന്നത് മലയാള cinema യിലെ പരമോന്നത ബഹുമതി നൽകുന്നത് JC ഡാനിയേലിൻറെ പേരിലാണ് JC ഡാനിയേലിൻറെ ജീവിത കഥയെ അടിസ്ഥാനമാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ സംവിധായകൻ കമൽ celluloid എന്ന പേരിൽ ഒരു cinema ചെയ്തിട്ടുണ്ട് മലയാളത്തിലെ രണ്ടാമത്തേയും അവസാനത്തേതുമായ നിശബ്ദ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ പ്രദർശനത്തിനെത്തിയ മാർത്താണ്ഡവർമയാണ് CE രാമൻ പിള്ളയുടെ മാർത്താണ്ഡവർമ്മ എന്ന ചരിത്ര novel നെ അടിസ്ഥാനമാക്കി മദിരാസിക്കാരനായ PV റാവു ആണ് ചിത്രം സംവിധാനം ചെയ്തത് JC ഡാനിയേലിൻറെ ബന്ധു കൂടിയായ R സുന്ദർ രാജാണ് ചിത്രം നിർമ്മിച്ചത് capitol theatre ൽ തന്നെയാണ് ഈ ചിത്രവും release ചെയ്തത് novel ൻറെ പ പകർപ്പവകാശം സംബന്ധിച്ച പരാതിയെ തുടർന്ന് അഞ്ചു ദിവസത്തെ പ്രദർശനത്തിന് ശേഷം ചിത്രത്തിൻറെ print പ്രസാധകർക്ക് വിട്ട് കൊടുക്കേണ്ടി വന്നു പൂനയിലെ national film arcades ൽ ഈ print സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ആദ്യകാല ശബ്ദ ചലച്ചിത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ PR സുന്ദരം സ്ഥാപിച്ച സേലം modern theaters കാർ

ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ എഴുതിയ വിധിയും missus നായരും എന്ന കഥയെ അടിസ്ഥാനമാക്കി ചിത്രം സംവിധാനം ചെയ്തത് പാൾസി വംശജനായ ഷെവാക്രം

ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ആഗസ്ത് പതിനേഴിനാണ് നിർമ്മാണം തുടങ്ങിയ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് ജനുവരി പത്തിന് theatre കളിൽ എത്തി കുഞ്ഞമ്മു എന്ന നടിയായിരുന്നു ആദ്യ നായികയായി

ബാലന് വേണ്ടി ആദ്യം record ചെയ്ത ശബ്ദം മറ്റൊരു മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച ആലപ്പി ഇൻസെന്റിൻറെതാണ് hello mister എന്നായിരുന്നു dialogue മദ്രാസിലെ ശ്യാമള pictures വിതരണം ചെയ്ത ബാലൻ എന്ന നല്ല സാമ്പത്തിക വിജയം നേടി ഹിന്ദി തമിൾ ഗാനങ്ങളുടെ ഈണങ്ങൾ ആധാരമാക്കി മുതുകുളം രാഘവൻ പിള്ള എഴുതിയ മദിരാശിയിൽ നിന്ന് വന്ന violenist ഗോപാലന ഗോപാല നായിഡുവും ബാലനിലെ പ്രധാന നടനും ഗായകനുമായ കെ KK അരൂർ harmonist ഇബ്രാഹിം എന്നിവർ പഠിപ്പിച്ച ഇരുവത്തിമൂന്ന് ഗാനങ്ങൾ ബാലനിലുണ്ടായിരുന്നു ബാലൻറെ വിജയത്തോടെ തമിഴരായ ചിലർ മലയാള ചിത്ര നിർമ്മാണത്തിനിറങ്ങി അപ്പൻ തമ്പുരാൻറെ ഭൂതരായർ ചല

ആയിരത്തിത്തൊള്ളായിരത്തി നാപ്പത് മാർച്ചിൽ S ഞെട്ടാണിയുടെ തന്നെ സംവിധാനത്തിൽ ജ്ഞാനാംബിക എന്ന നാലാമത്തെ മലയാള ചിത്രം പുറത്തിറങ്ങി C മാധവൻ പിള്ളയുടെ novel നെ അടിസ്ഥാനമാക്കി അണ്ണാമലൈ

മദ്രാസിലെ united artist corporation നിർമ്മിച്ച ചിത്രം സംവിധാനം ചെയ്തത് k സുബ്രമണ്യം ആണ് പ്രസ്‌ലാദക്ക് ശേഷം ഏഴ് വർഷ കാലം മലയാള ചിത്രത്തിൽ ചിത്രങ്ങളൊന്നും പുറത്തിറങ്ങിയിരുന്നില്ല

ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിൽ കുഞ്ചാക്കോയുടെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ ഉദയ studio സ്ഥാപിക്കപ്പെട്ടതും ഈ കാലയളവിലെ പ്രധാന നേട്ടമാണ് മലയാള ചലച്ചിത്ര നിർമ്മാണം മദ്രാസിൽ നിന്ന് കേരളത്തിലേക്ക് പറിച്ചു നടാൻ കാരണമായത് ഉദയ studio യും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ P സുബ്രമണ്യം നേമത്ത് സ്ഥാപിച്ച mary land studio യുമാണ് മലയാളത്തിലെ ആറാമത്തെ ചിത്രം പുറത്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തെട്ടിലാണ് പ്ര മുഖ നാടക നടനായിരുന്ന PJ ചെറിയാൻ കേരള talkies ൻറെ banner ൽ നിർമ്മിച്ച നിർമലയായിരുന്നു ആ ചിത്രം മലയാളിയായ PV PV കൃഷ്ണായർ കൃഷ്ണയ്യയായിരുന്നു നിർമ്മല സംവിധാനം ചെയ്തത് മലയാളത്തിൽ പിന്നണി ഗാനാലാപന സമ്പ്രദായം ആരംഭിച്ചത് ഈ ചിത്രത്തിലൂടെയാണ് നടീനടന്മാർ തന്നെ പാടി അഭിനയിക്കുന്ന രീതിയിലായിരുന്നു പ്രഹ്ലാദ വരെ നിലനിന്നിരുന്നത് ഉദയ studio യിൽ നിർമ്മിച്ച ആദ്യ ചലച്ചിത്രമാണ് വെള്ളി നക്ഷത്രം german കാരനായ ഫെലിക്സ് J ബെയ്‌സായിരുന്നു സംവിധായകൻ ബാലന് ശേഷം വന്ന ഈ ചിത്ത ചിത്രത്തിലൊന്നിനും ശരാശരി പ്രദർശന വിജയം പോലും നേടാൻ കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലെ മലയാള ചിത്രങ്ങളെ കുറിച്ചാണ് ഇനി പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ആറു മലയാള ചിത്രങ്ങൾ പുറത്തു വന്നു നല്ല തങ്ക സ്ത്രീ ശശീധരൻ പ്രസന്ന ചന്ദ്രിക ചേച്ചി എന്നീ ചിത്രങ്ങൾ ഉദയായുടെ നല്ല തങ്ക പ്രദർശന വിജയം നേടിയപ്പോൾ മറ്റു ചിത്രങ്ങളൊന്നും ശ്രദ്ധിക്കപ്പെട്ടില്ല സ്ത്രീയെന്ന ചിത്രത്തിലൂടെ തിരക്കുറുശ്ശി സുകുമാരൻ നായർ രംഗത്തെത്തിയതാണ്

മലയാള cinema യിലെ ആദ്യ super hit ജീവിത നൗകയിൽ ഉൾപ്പെടെ ആറു ചിത്രങ്ങൾ പുറത്തു വന്നു KV കോശിയും കുഞ്ചാക്കോയും ഉദയ studio കേന്ദ്രമാക്കി ആരംഭിച്ച കെ and കെ തമ്പിയൻസിന്റെ banner ൽ നിർമ്മിച്ച ജീവിത നൗക K വെമ്പു ആണ് സംവിധാനം ചെയ്തത് ഒരു theatre ൽ ഇരുന്നൂറ്റി എമ്പത്തിനാല് ദിവസം തുടർച്ചയായി പ്രദർശിച്ച ഈ ചിത്രത്തിൻറെ record തിരുത്താൻ ഇന്നും വിരലിലെണ്ണാവുന്ന ചിത്രങ്ങൾക്കേ സാധിച്ചിട്ടുള്ളു കേരള കേസരി രക്തബന്ധം പ്രസന്ന വനമാല യാചകൻ എന്നിവയായിരുന്നു മറ്റു ചിത്രങ്ങൾ മലയാള cinema യെ

തന്നെ ഇറങ്ങി പിൽക്കാലത്തെ പ്രശസ്തനായ സത്യന്റെ ആദ്യ ചിത്രം ആത്മസഖിയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്രണ്ടിൽ പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്രണ്ടിൽ പതിനൊന്ന് ചിത്രങ്ങൾ release ചെയ്തതിൽ വിശപ്പിൻറെ വിളി അമ്മ എന്ന ചിത്രങ്ങൾ മാത്രമാണ് പ്രദർശന വിജയം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഏഴ് ചിത്രങ്ങളിൽ തിരമാല ശരിയോ തെറ്റോ എന്നീ ചിത്രങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു ശരിയോ തെറ്റോ എന്ന ചിത്രത്തിൻറെ രചന സംവിധാനം ഗാനരചന അഭിനയം നിർമ്മാണം എന്നിവയെല്ലാം നിർവഹിച്ചത് തിരക്കുറുശ്ശി സുകുമാരൻ നായരാണ് ലോകത്തിലെ തന്നെ ആദ്യ മാ ആദ്യമായ ഇരുന്ന ഒരാൾ ഇങ്ങനെ എല്ലാ മേഖലകളിലും പ്രവർത്തിച്ചു ഒരു ചിത്രം പുറത്തിറങ്ങുന്നത് മലയാള cinema യിലെ നാഴികക്കല്ലായ നീലക്കുയിൽ പുറത്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് TK പരീക്കുട്ടി സാഹിബ് നിർമ്മിച്ച ചിത്രം സംവിധാനം ചെയ്തത് P ഭാസ്കരനും രാമു കാര്യാട്ടും ചേർന്നാണ് തിരക്കഥ ഛായാഗ്രഹണം ഗാനങ്ങൾ കലാസംവിധാനം തുടങ്ങി മലയാള cinema യുടെ എല്ലാ മേഖലകളിലും ഒരു മാറ്റത്തിന് തുടക്കമിട്ട ചിത്രമായിരുന്നു നീലക്കുയിൽ ആദ്യമായി ദേശീയ പുരസ്‌കാരം നേടിയ മലയാള ചിത്രമെന്ന ബഹുമതിയും നീലക്കുയിലിനു സ്വന്തം മികച്ച മലയാള ചിത്രത്തിനുള്ള രാഷ്ട്രപതിയുടെ വെള്ളി medal ലാണ് ചിത്രം നേടിയത് ഇന്ത്യയിലെ ആദ്യത്തെ new realistic ചിത്രം മലയാളത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ചിൽ പുറത്തു വന്ന newspaper boy ഒരു സംഘം college വിദ്യാർത്ഥികൾ ചേർന്ന് രൂപം നൽകിയ ആദർശ് കലാമന്ദിർ നിർമ്മിച്ച ചിത്രം സംവിധാനം ചെയ്തത് അവരിൽ തന്നെയായ P രാമൻദാസ് ആണ് സാമ്പത്തികമായി പരാജയപ്പെട്ടുവെങ്കിലും മലയാള cinema യിൽ വളരെ അധികം പേരെടുക്കാൻ ഈ ചിത്രത്തിനു കഴിഞ്ഞു newspaper boy ഓടു കൂടി series serious വിഷയങ്ങൾക്ക് കൈകാര്യം ചെയ്യുന്ന നിരവധി ചിത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടു പ്രമുഖരായത്തെ കാരന്മാരുടെ പല കൃതികളും ഈ കാലയളവിൽ ചരി ചല ചലച്ചിത്രങ്ങളായി ആവിഷ്കരിക്കപ്പെട്ടു സ്നേഹസീമ നായര് പിടിച്ച പുലിവാല് രാ രാരിച്ചൻ എന്ന പൗരൻ പാടാത്ത പൈങ്കിളി ഉമ്മാച്ചു ഭാർഗ്ഗവീ നിലയം ചതുരംഗം എന്നീ ചിത്രങ്ങൾ ദേശീയ തലത്തിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു നമ്മുടെ മലയാള ചലച്ചിത്രങ്ങളിൽ ഇങ്ങനെയുള്ള പല നേട്ടങ്ങളും കൈവരിക്കേണ്ടി വന്നിട്ടുണ്ട് പല നടീനടന്മാരും ഇതിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട് പല അടിസ്ഥാനപരമായ നല്ല കാര്യങ്ങളെല്ലാം അവർക്ക് ഇത് വഴി നേടാൻ സാധിച്ചിട്ടുണ്ട് ഇതെല്ലാമാണ് നമ്മുടെ മലയാള ചലച്ചിത്രങ്ങളിൽ വരുന്ന വലിയ കാര്യങ്ങളിലായി നമക്ക് മലയാളികൾ കണക്കാക്കുന്നത് hello നമസ്ക്കാരം ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം വിദ്യാഭ്യാസം കേരളം ത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. കേരളം ഇന്ത്യയിൽ വിദ്യാഭ്യാസ, സാംസ്കരിക മണ്ഡലങ്ങളിൽ ശ്രദ്ധേയത പുലർത്തുന്ന സംസ്ഥാനമാണ്. ഇന്ത്യയിൽ സമ്പൂർണ്ണസാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനമാണ്കേരളം. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ

തൊണ്ണൂറു point എൺപത്തിആറ് ശതമാനം ആണ് കേരളം ത്തിലെ സാക്ഷരത. രണ്ടായിരത്തി പതിനൊന്നിലെ census അനുസരിച്ച് കേരളത്തിന്റെ ആകെ സാക്ഷരതാനിരക്ക് തൊണ്ണൂറ്റിമൂന്നു point തൊണ്ണൂറ്റിഒന്ന് ശതമാനം ആണ്. പുരുഷസാക്ഷരതാനിരക്ക് തൊണ്ണൂറ്റി ആറ് point പൂജ്യം രണ്ടു ശതമാനവും സ്ത്രീ സാക്ഷരതാനിരക്ക് തൊണ്ണൂറ്റി ഒന്ന് point തൊണ്ണൂറ്റി എട്ട് ശതമാനവുമാണ്.

കേരളത്തിലെ വിദ്യാഭ്യാസ രംഗവും മാറ്റത്തിന്റെ പാതയിലാണ്. വിദ്യാഭ്യാസ ചരിത്രം എന്നുപറയുന്നത് ശാലകളും സഭാമഠങ്ങളും എഴുത്തുപള്ളികളും കർശനനിബന്ധനകളോടെ സ്ഥാപിക്കപ്പെട്ട ശാലകളാണ് തെക്കൻ കേരളത്തിൽ വിദ്യാഭ്യാസസംബന്ധിയായ പഠനകേന്ദ്രം. വടക്കൻ കേരളത്തിൽ സതാരങ്ങൾ ഇക്കാര്യം ചെയ്തുപോന്നു. ഗുരുകുലരീതിയിൽ നമ്പൂതിരിമാർ ഇവിടങ്ങളിൽ പഠിപ്പിച്ചുവന്നു. വേദം, ഉപനിഷത്ത് എന്നീ പാഠ്യവിഷയങ്ങൾ പഠിപ്പിച്ചിരുന്ന ഇത്തരം സ്ഥലങ്ങൾ കൂടാതെ ഗ്രാമങ്ങൾ മുഖ്യവീടുകളിലോ, പള്ളിക്കൂടങ്ങളിലോ നിലനിൽക്കുന്നു. കായിക ആയോധനമുറകൾ കൂടാതെ വൈദ്യം, ജ്യോതിഷം എന്നിവ ഇവിടെ അഭ്യസിപ്പിച്ചിരിക്കുന്നു. എഴുത്തച്ഛൻമാർ എന്ന് അധ്യാപകർ അറിയപ്പെട്ടിരുന്നു. പനയോലയിൽ നാരായംകൊണ്ടുള്ള എഴുത്തുരീതിയാണുണ്ടായിരുന്നത്. ബ്രാഹ്മണർക്കുമാത്രമല്ല, നായൻമാർ, ഈഴവർ എന്നിവർക്ക് വിദ്യാഭ്യാസം നൽകണമെന്ന ലക്ഷ്യം നേടാനായി ഇവ നിലകൊണ്ടു. പതിനാറാം നൂറ്റാണ്ടിൽ മലപ്പുറത്ത്, തിരൂരിലെ തുഞ്ചൻപറമ്പ് ഇക്കാരണത്താൽ രൂപപ്പെട്ട വിദ്യാകേന്ദ്രമാണ്. ഗ്രാമകേന്ദ്രങ്ങളിലെ കളരികൾ ആയോധനാഭ്യസനത്തിനുവേണ്ടി രൂപപ്പെട്ടവയാണ്. എഴുത്തുപള്ളി പഠനശേഷം കളരിയിലേയ്ക്ക് നായർ യുവാക്കൾ നയിക്കപ്പെട്ടിരുന്നു. പതിനാലാം നൂറ്റാണ്ടിൽ തെക്ക് വേണാട് എന്ന പേരിൽ വിദ്യാഭ്യാസപുരോഗതി കൈവരിച്ച പ്രദേശത്തിന്റെ തലസ്ഥാനം കൊല്ലം പട്ടണമായിരുന്നു. വടക്ക് തളിപ്പറമ്പും, കോട്ടയവും സാമൂതിരിമാരുടെ നേതൃത്വത്തിൽ ഉന്നതി കൈവരിച്ച പ്രദേശങ്ങളാണ്. ഇത്തരം പ്രദേശങ്ങളെല്ലാം വരേണ്യവർഗ്ഗവിദ്യാഭ്യാസത്തിനുമാത്രം വേണ്ടി നിർമ്മിക്കപ്പെട്ടവയായിരുന്നു. പാശ്ചാത്യവിദ്യാഭ്യാസമാണ് കേരളത്തിലെ വ്യാപകവിദ്യാദാനത്തിന് തുടക്കമിടുന്നത് പാശ്ചാത്യവിദ്യാഭ്യാസം എന്നു പറയുന്നത് പതിനാലാം നൂറ്റാണ്ടിൽ കേരളത്തിലെത്തിയ പോർച്ചുഗീസുകാർ, കൊടുങ്ങല്ലൂർ, കൊച്ചി വൈപ്പിൻകോട്ട, എന്നീ സ്ഥലങ്ങളിൽ മതവിദ്യാഭ്യാസത്തിന് seminar കൾ സ്ഥാപിച്ചു. ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ റവ. മേഡ്ന്റെ നേതൃത്വത്തിൽ നാഗർകോവിലിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനും സ്ത്രീവിദ്യാഭ്യാസത്തിനും പ്രോത്സാഹനം നൽകി seminary പ്രവർത്തനങ്ങൾ നടത്തി. ആയിരത്തി എണ്ണൂറ്റി പതിനാറ്‌ ലാണ് കോട്ടയ സി. എം. എസ് കോളേജ്സ്ഥാപിക്കപ്പെടുന്നത്. ഇതിന്റെ അവലംബത്തെക്കുറിച് പറയുകയാണെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസം പശ്ചാത്തലവും പരിവർത്തനവും ഡോ. പി. എസ് ശ്രീകല കേരളം ഭാഷാ രണ്ടായിരത്തി പത്തൊൻപത് കേരളത്തിലെ സാക്ഷരതാ പ്രസ്ഥാനം നോക്കാം നമുക്ക് ആറ്റിറത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിനെട്ടിനാണ് കേരളം സമ്പൂർണ്ണസാക്ഷര സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്.

ജൂൺ പതിനെട്ടിനു സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ പട്ടണമായി. ഇതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറു ഫെബ്രുവരി ഒൻപതിനു എറണാകുളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ലയായി. പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ കേരളത്തിൽ പതിനെട്ട് ലക്ഷം നിരക്ഷരും പന്ത്രണ്ട് ലക്ഷം പുതുസാക്ഷരരും ഉണ്ടെന്നു കണക്കാക്കിയിട്ടുണ്ട്. അതുപോലെ, വലിയ പട്ടണങ്ങളുടെ ചേരികളിലും തീരപ്രദേശങ്ങളിലും

ഈ പ്രദേശങ്ങൾ ഉൽപ്പെടുത്തി പ്രവർത്തനം നടത്തിവരുന്നുണ്ട്. കേരളം ത്തിലേയ്ക്കു ജോലിക്കായി എത്തുന്ന അന്യസസ്ഥാന തൊഴിലാളികൾ നിരക്ഷരരാണെന്നു കണ്ടെത്തിയിട്ടുണ്ട്. ഇവർ ഇരുപത്തി അഞ്ചു മുതൽ മുപ്പതുലക്ഷം വരും. കേരളം ത്തിൽ ഇപ്പോഴത്തെ സാക്ഷരതാനിരക്ക് താഴെക്കൊടുക്കുന്നു. ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനത്തോടെയാണ് കേരളം ത്തിൽ സാക്ഷരതാപ്രവർത്തനം ആരംഭിച്ചത്. ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏട്ടിൽ സർക്കാർ ഏജൻസി കൾ ഈ രംഗത്തേയ്ക്കു കടന്നു വന്നു. കണ്ണൂർ ജില്ലയിലെ എഴോം പഞ്ചായത്താണ് ആദ്യമായി സാക്ഷരതനേടിയ ഗ്രാമ പഞ്ചായത്ത്. ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിആറ് ആണതു നടന്നത്. ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഏഴിലെ ഇകെ നായനാർ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്താണ് കേരളം ത്തിൽ സാക്ഷരതാപ്രസ്ഥാനം വിപുലമായി വളർന്നത് അതുവരെ ഔപചാരികമായി നടന്ന പ്രവർത്തനം സർക്കാർ സഹായത്തോടെ വൻപിച്ച പ്രസ്ഥാനമായി വളർന്നു. ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ മഹാത്മാഗാന്ധി സർവ്വകലാശാലയിലെ നാഷണൽ സർവ്വീസ് സ്കീം ന്റെ സഹകരണത്തോടെ കോട്ടയം നഗരസഭയും ജില്ലാ

ആദ്യ പട്ടണമെന്ന സ്ഥാനം ലഭിച്ചത്. ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതു വെളിച്ചമേ നയിച്ചാലും എന്ന പേരിൽ കേരളം ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ജനകീയ സാക്ഷരതാ പദ്ധതി ആരംഭിച്ചു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് എന്റെ ഈ ഒരു സംസാരത്തെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്ക്കാരം

Hello എന്തൊക്കെയാ വർത്താനം? എന്താ പാട്? എന്താ പരിവാടി എന്താടാ സുഗാണ്. ഇങ്ങനെ പോണോണ്ട് ഏ. പിന്നെ ഇങ്ങളെ അവിടെ ഇപ്പൊ ഏതാ കളി നോമ്പായിട്ട്? ഇപ്പൊ ഇവിടെ നോമ്പനു പറഞ്ഞിട്ട് cricket റ്റാ കളിച്ചല്ലേ നോമ്പൊക്കെ അല്ലെ അപ്പൊ ക്ഷീണാവില്ലെ വെച്ചിട്ടെ football ആദ്യം കളിച്ചിരിന്നെ. ഇപ്പൊ football ഒന്നും കളിക്കലില്ല. ഇപ്പൊ നോമ്പാന്നു പറഞ്ഞിട്ട് cricket കളിക്കണേ. നിങ്ങടെ അവിടെ എന്താ കളിക്കല്? ഞങ്ങളവടെയും ഈ പറഞ്ഞമാരിത്തന്നെ നോമ്പല്ലേ. നോമ്പെന്ന് വെച്ചുകഴിഞ്ഞാലും പോരാ. ഇമ്മാരി ചൂട് എന്തുമാരി ചൂടാണ് കരുതീറ്റ. ഈ ചൂടിനൊക്കെ ഞങ്ങളത് നോമ്പിന്‍റെ മുമ്പ് വരെ ഞങ്ങള് football ആണ് കളിച്ചിരുന്നത്. പക്ഷെ ഈ നോമ്പിനൊക്കെ football കളിച്ചാ മോനെ അഞ്ചേകാലാകുമ്പോഴത്തേനും നമ്മ നോമ്പു മുറിക്കേണ്ടിവരും. അപ്പൊ ഞങ്ങൾ എന്തുചെയ്യുന്നേച്ചുകഴിഞ്ഞാൽ ഞങ്ങളൊരു നാലഞ്ചു അഞ്ചാറ് ആള്‍ക്കാര് set ആക്കി ഇങ്ങനെ football ന്‍റെ മാരി കൊറെ ആൾക്കാർ വന്നിട്ടില്ല. അപ്പൊ ഞങ്ങൾ നാലഞ്ചു ആള്ക്കാര് സെറ്റ് ആക്കിക്കണ്ട് ഒരു അഞ്ചുമണി അഞ്ചേകാല് ആവുമ്പോൾ ഞങ്ങൾ കളിക്കാൻ പോകും. കളിക്കാൻ പോയിട്ട് cricket ആവോണ്ട് ആറുമണി ആറേകാലാകുമ്പോൾ കളി നിർത്തിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ വന്ന് നോമ്പിറക്കും. അല്ലാ പിന്നെങ്ങാ അവിടെ cricket ഇല് ജ്ജ് batting ഓ, bowling ഓ ചെയ്യല്?

അല്ലെങ്കിൽ ഞാൻ batting ചെയ്യല് bowling അങ്ങനെ വലുതായിട് ചെയ്‌തില്ല. എപ്പോളെലും ചെയ്താ ചെയ്‌തു അങ്ങനെയാണ്. നീയേതാ ചെയ്യല്. നീ bowler ആ, batter ആ ഞാൻ രണ്ടും ചെയ്യും. നമ്മളെ പുകഴ്ത്തലല്ല ഞാൻ ball ചെയ്യാനാണെങ്കിൽ bowling ഉം ചെയ്യും. ഇനി ഇപ്പൊ bat ചെയ്യാനാണെങ്കിൽ batting ചെയ്യും batting അത്രക്ക് വലിയൊരു interest ട്ടുള്ള കാര്യമായെനിക്. എനിക്ക് cricket ൽ ball ചെയ്യാനാണ് ഇഷ്ട്ടം. അതിപ്പോ bowling ൽ തന്നെ spin ball

fast ചെയ്യുമ്പോത്തേനെ ഈ ball ന്റെ ഇടയിലിൽ നമ്മൾ wicket ഒക്കെ പോകുന് stumb ഒക്കെ ഇങ്ങനെ തെറിക്കണത് കാണുമ്പോത്തേനെ ഭയങ്കര interest ലേക്ക്ന്നു. അല്ല പിന്നെ ഇജ്ജ് bat ചെയ്യല് ആദ്യ അതോ രണ്ടാമതോ മൂന്നാമതോ എങ്ങനെയാ ഇറങ്ങല്. ഞാൻ അധികം മൂന്നാമതായിട്ടാ ഇറങ്ങല്. എനിക്ക് ആണേല് cricket എനിക്ക് interest ഇല്ലാത്തൊരു game ആണ് അപ്പൊ ആ അങ്ങനെ നാലഞ്ചു ചെറുക്കമാര് കളിക്കുമ്പോൾ ഒപ്പം നിന്ന് കളിക്കുമെന്ന് അല്ലാതെ വലിയ interest ഇല്ല. അങ്ങനെ രീതിയില് ഒപ്പം support ചെയ്ത് കളിക് ഞാന് കളിച്ചു പോണു. അത് ഇപ്പൊ വലിയ favourite game ന്റെ favourite game എന്നുവെച്ചുകഴിഞ്ഞാ cricket കാലം വരുമ്പോ എന്റ favourite gamecricket ആണ്. football കാലം വരാണെങ്കിൽ football ആണ്. അങ്ങനത്തെ അത്രക്ക interest ഇല്ലാത്ത കളികൾ ആണ് football ള് cricket എന്നൊക്കെ പറയുന്നത്. എനിക്ക് cricket കൊണ്ട് നല്ല താല്പര്യം ഉള്ള കളിയെന്നെയാണ്. ഇപ്പൊ ഈ നോമ്പും നിങ്ങൾ ആരൊക്കെ കളിക്കണത് നോമ്പിന്റെ season ആണ് നിങ്ങള് cricket കളിക്ക് cricket കളിച്ചു ചുമ്മാ ഇങ്ങള് ഒരു അഞ്ചുമണി അഞ്ചേകാൽ ആകുമ്പോളെ അഞ്ചാറാൾക്കാരെ set ആക്കിക്കാണ്ട്.

ഞങ്ങൾ വണ്ടിമേ bike മെ പോയിക്കാണ്ട് ഒരു അഞ്ചര ആകുമ്പോൾ ഞങ്ങൾ അവിടെ ground യിൽ എത്തി set ആയിങ്ങാണ്ട് പിന്നെ കളിക്കലാണിപ്പോ സാധാരണയായിട്ട് ഒരു football നെ മാരി കുറെ ആൾക്കാർ വേണമെന്നില്ല. ഒരു അഞ്ചാരാൾക്കാര്‌ ഉണ്ടെങ്കിൽ നമുക്ക് സുഗായിട്ട് അടിപൊളി ആയിട്ട് cricket കളിക്കാം. ഇപ്പൊ ഞങ്ങൾ ആ രീതിയിലാണ് ഞങ്ങൾ ഇപ്പൊ ചെയ്യല്. അപ്പൊ നിങ്ങടെ അവിടെ ഇപ്പൊ അങ്ങനെ cricket ഇപ്പൊ ഏങ്ങനെ കളിക്കാന് പോവല് നിങ്ങള്‌ ഞങ്ങൾ ഇപ്പൊ പറഞ്ഞാ ഇപ്പൊ നോമ്പൊക്കെ അല്ലെ അപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ നടന്നു പോയാൽ കൊയപ്പുല അടുത്തൊക്കെ തന്നെ ground. അപ്പൊ നോമ്പായത് കൊണ്ട് ഇപ്പൊ ഞങ്ങള് വണ്ടിമാ പോവല് കാരണം നോമ്പൊക്കെ എടുത്ത് ക്ഷീണിചിരിരുന്ന് നമ്മ അപ്പൊ ആ time ല് പിന്നെ നടന്നു പോയാ ക്ഷീണം കൂടല്ലേ ചെയ്യാ അപ്പൊ ഞങ്ങൾ ഇപ്പൊ വണ്ടീലാ പോക്ക് അല്ലാ എന്ടെ team ഏതാ wicket ഇല്ലാതെ അന്താരാഷ്ട്ര കളികളിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ teamaustralia ആണ്. australia നെ കുറിച്ചു പറയണമെന്നുണ്ടെങ്കിൽ നമ്മള് അഞ്ചു പഠിക്കണ അടിപൊളി നേടിയ ഒരു team ആണ് australia. ഇനിപ്പോ australia പണ്ടുമുതലെ അവരടെ കളി കാണണം ഭയങ്കര interest ആണ്. പിന്നെ അതുപോലെ അടിപൊളി bowlerbatsman എന്നൊക്കെ പറഞ്ഞാലേ അടിപൊളി അല്ലെ. അതുപോലെ പിന്നെ

അടിപൊളി ആയിട്ട് കിരീടം നേടിയ ഒക്കെ team ആണ്. അവരെ കുറച്ചു ഒന്നും പറയാനല്ല. ഇപ്പൊ കുറച്ചു season ആയിട്ട് രണ്ടുമൂന്നു കൊല്ലത്തെ season ആയിട്ട് ഇപ്പൊ കളി ഭയങ്കര പിന്നോക്കത്തിലായിക്കുന്നു അത് team ന്റെ പ്രശ്നം ആണോ എന്ന അറിയില്ലാ അതേപോലെ team management ന്റെ പ്രശ്നം ആണോന്നൊന്നും അറിയാൻ കഴിയിന്നില്ല. തീരെ കളി വരുന്നില്ല അതാ first കളിയെല്ലാം തുടച്ചെയായിട്ടു ഇപ്പൊ കുറച്ചു season നുകൾ ആയിട്ട് first കളി തന്നെ തോറ്റിങ്ങാണ്ട് അവര് വരല്

IPL ല്‍ ഇന്‍റെ teamRoyal Challengers Bangalore ആണെണ് കൊഹ്ലിനെ support ചെയ്ത് നിക്കണൊരു player ആണപ്പോ കൊഹിലിനാണ് എന്ക്ക് cricket ല് favouriteplayer കൊഹിലിയാണ്. അപ്പൊ ഞാന് ബാംഗ്ലൂര്‍ ആണ്. എന്‍റെ നെലവിലെ team ബാംഗ്ലൂരാണ്. അപ്പൊ കൊഹിലീനെ support ചെയ്തു നിക്കുന്നതായോണ്ട് ബാംഗ്ലൂരിനെ support ചെയ്യും. അത്രേയുള്ളൂ. എന്താ നിങ്ങള് cricket കളിക്കുമ്പോള്‍ daily cricket കളിയ്ക്കാന്‍ പോക്കൊണ്ട നിങ്ങടെ നാട്ടില്. ഞങ്ങള് daily കാര്യങ്ങളൊന്നും ഞങ്ങള് പോന്നില്ല. പണീം കാര്യങ്ങളും ഒക്കെ ഉള്ള ആള്‍ക്കാരാണ്. ഞങ്ങള് കളിയ്ക്കാന്‍ പോണ ആള്‍ക്കാരാണ്. അപ്പോ അവര്‍ക്കെന്ന leave ഉണ്ടാവാ എന്നറിയാൻ പറ്റില്ലല്ലോ. ചെലൊരു പണീം leave ഒക്കെ ആക്കി വരുന്ന ആള്‍ക്കാര് ഉണ്ടാകും. ചെലവര് ഞങ്ങള്

ബാക്കി സമയം office ഉം, തിരക്കും ആവുമ്പം അപ്പം ഒന്നും പോരാന്‍ പറ്റാത്ത അവസ്ഥയിലാവുമ്പോ ഞങ്ങള് daily ഒന്നും കളിക്കാന്‍ പോവലില്ല. ഏ പിന്നെ ചെറുപ്രായത്തിലൊക്കെ ആവുമ്പോ അങ്ങനെ പോണതിന് ഒക്കെ നമക്ക് കൊഴപ്പമില്ല. പിന്നെ അന്‍റെ team ഇന്‍ഡ്യയാണോ, വേറെ ഏതാ team Indian ആണ്. cricket എനിക്ക് വല്യ ഇഷ്ടമല്ലാത്ത ഒരു game ആണ്. അതുകൊണ്ട് എന്നാലും കുഴപ്പമില്ല. ഞാന്‍ ഇന്ത്യേനെ support ചെയ്യുന്നേ. ഓ, ഇന്ത്യേനെ support ചെയ്തു അങ്ങനെ പോണു. അപ്പൊ cricket അവടെ കളിക്കാന്‍ പോകുമ്പോ ഞങ്ങള് ചെറുക്കന്മാര് ഒരു പത്ത് പതിനാല് ചെറുക്കന്‍മാരുണ്ടാകും. എടക്ക് പതിനാറ് ചെറുക്കന്മാരൊക്കെ അതിന്നു പന്ത്രണ്ട് ആള്‍ക്കാരെ വച്ച് ഞങ്ങള് കളിക്കും. അപ്പൊ നല്ല കളിയൊക്കെ കളിച്ചില്ലേ. അപ്പൊ cricket എടക്ക് കളിച്ചു തൊടങ്ങുമ്പോ നമുക്ക് ആദ്യമൊക്കെ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു game ആരുന്നു. പിന്നെ ഇപ്പൊ കളിച്ചു കളിച്ചു ഇതായപ്പോ ഇപ്പൊ അത്യാവശ്യം ഇഷ്ടമായി വരുന്നുണ്ട് ഈ cricket ഒക്കെ. ആദ്യം ഞാന്‍ football മാത്രം കളിച്ചോണ്ടെ cricket വല്ലാണ്ട് ഇഷ്ടമായില്ല എനിക്ക്. ഇപ്പൊ cricket കളിച്ചു ശീലായോണ്ട്. ഇപ്പൊ അത്യാവശ്യം കൊഴപ്പമില്ലാത്ത രീതിയില്‍ കളിക്കാന്‍ ആദ്യം എനിക്ക് cricket കളിക്കാനേ . ഉം ജ്ജ് എങ്ങനാ അവിടെ നല്ല cricket ഒക്കെ കളിക്കുവോ? ആ കൊഴപ്പില്ല

നാളെ ഞാൻ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട് എന്താന്നറിയില്ല നാളെ ഞങ്ങള് ജയിക്കാൻ വേണ്ടിയുള്ള പല തന്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ നോക്കുന്നുണ്ട് എന്തായാലും നാളെ ഞങ്ങൾ വിജയിക്കും എന്നാണ് ഞങ്ങളെ പ്രതീക്ഷ പിന്നെ നിങ്ങളുടെ അവിടെ കളിക്കുമ്പോഴും